എന്ത് ചെയ്യാണ്? ഭക്ഷണം ഒക്കെ കഴിച്ചോ? പഠിക്കാനുണ്ട്. ഭക്ഷണം കഴിക്കണത്രെ. ആ. എന്താ നാളെ? പരീക്ഷ വല്ലതുമുണ്ടോ? ആ ഉണ്ട്. ഹിന്ദി പരീക്ഷയുണ്ട്. ഓ അതേ? അപ്പൊ ഇങ്ങനെ വായിക്കുകയായിരുന്നോ പുസ്തകം നോക്കിയിട്ട്? അല്ല. മൊബൈലിൽ നോട്ടുണ്ട് അത് നോക്കി വായിക്കുകയായിരുന്നു.

ങ്ഹാ എനിക്ക് തോന്നുന്നേ ആ ഒരു കൊറോണയുടെ സംഭവത്തിനു ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ മൊബൈല് നമ്മുടെ നിത്യജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ ഒരു പ്രധാനഘടകമായത്. കാരണം മൂന്നു കൊല്ലം നമ്മൾ പുറത്ത് ഇറങ്ങാതെ പഠിക്ക, നമ്മുടെ പഠനം എന്താണ് നിന്ന് പോയിട്ടൊന്നുമില്ലല്ലോ. മൊബൈൽ ഉള്ളതുകൊണ്ട് ക്ലാസ് ഉണ്ടായല്ലോ ഓൺലൈൻ ആയിട്ട്. ആ അത് ശരിയാണ്. സ്കൂളിൽ കിട്ടുന്ന ആ ഒരിത് കിട്ടുന്നുണ്ടായിട്ടില്ല, അതുമാത്രമേ ഒരു കുറവുണ്ടായിട്ടുള്ളൂ. എന്നാലും എന്താ പറയുക, പഠനം മുന്നോട്ടു പോയല്ലോ അല്ലേ?

ആ നമ്മളൊക്കെ മൂന്നുകൊല്ലത്തെ ക്ലാസ് സ്കൂളിൽ പോവാതെ തന്നെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് അല്ലേ?

എനിക്കു തോന്നുന്നു ഇപ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടിത്തുടങ്ങിയത്. കാരണം പണ്ടുകാലത്ത് നമുക്കറിയാലോ. എന്താ മേൽജാതിയിലുള്ളവർക്കേ വിദ്യാഭ്യാസമുള്ളൂ. അതും സ്ത്രീകൾക്കില്ല. പുരുഷന്മാർക്കു മാത്രമായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് അല്ലേ? ഉം. അതൊക്കെ ഒരു തരത്തിൽ ഒരു വിവേചനം തന്നെയാണല്ലേ. എല്ലവർക്കും ഇല്ലാതെ എന്ത് സന്തോഷം? ആ അത് ശരിയാണ്. കാരണം വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണല്ലോ, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം അവർക്ക് ആഗ്രഹമുണ്ടാകും. അവസരം ലഭിക്കാത്ത ഒരു പ്രശ്നം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്.

ഈ എന്താ പറയുക, ബ്രിട്ടീഷുകാര് വന്നതുകൊണ്ടുണ്ടായ ആകെയുള്ള ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം അവർ അവരുടെ സംസ്‍കാരം ഇവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ, എല്ലാ ഇന്ത്യക്കാർക്കും വിദ്യാഭ്യാസം കൊടുത്തത്. പക്ഷെ അത് ഇന്ത്യക്കാരുടെ ചിന്താശേഷി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ശബ്ദമുയർത്തിയത്. അല്ലെ? അത് ശരിയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും എന്ത് കാര്യത്തിനും എല്ലാവരും എഹ് പരസ്പരം പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ? എല്ലാ ഭാഷക്കാർക്കും ആയാലും എല്ലാവർക്കും സംസാരിക്കാനും അതെയതെ. ആശയ വിനിമയത്തിനൊക്കെ ഇപ്പൊ, എന്താ പറയുക? എല്ലാ ഭാഷയിലും നമ്മൾ ആശയവിനിമയം ചെയ്തു തുടങ്ങി. കാരണം വിദ്യാഭ്യാസം നമ്മൾ അത്രത്തോളം ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലെ? അത് ശരിയാണ്. സ്കൂളിൽ പോയാലും, അതിനുള്ള മാറ്റം അവർക്കു കാണാനുണ്ട്. അതെ ഇപ്പം എന്താ പറയുക, നമ്മൾ സ്‌നേഹിക്കാൻ പഠിക്കാനായാലും അതുപോലെ മനുഷ്യത്വം അതുപോലെ ജീവിതമൂല്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഒരു നല്ല മനുഷ്യനായി നമ്മൾ സമൂഹത്തിൽ രൂപീകരിച്ചുകൊണ്ടുവരുന്നതുതന്നെ വിദ്യാഭ്യാസമാണല്ലോ.

പക്ഷെ ഈ പണ്ടുകാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല ഏന് പറഞ്ഞത് പോലെ ഈ ഇപ്പത്തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് എന്താ പറയുക സ്ത്രീ, സ്ത്രീകൾ കുറച്ചു പഠിച്ചിട്ട് ഉടനെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ചില സ്ഥലത്തെങ്കിലും ഇപ്പൊ അങ്ങനെ ഒരു ശീലം തുടരുന്നുണ്ട് അല്ലെ? ഉം ശരിയാണ്. ഏച്ചിയുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു?

എനിക്ക് തോന്നുന്നു, എന്താ പറയുക, ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പണ്ടൊക്കെ പണ്ട് എന്നല്ല ഒരു പത്തുകൊല്ലം മുന്നേവരെ പ്രാഥമിക വ്ദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പഠനം നിർത്തുന്നവരായിരുന്നു അല്ലെ എല്ലാവരും?

ഇപ്പം ബിരുദം ബിരുദാനന്തര ബിരുദം എന്നെല്ലാം പറഞ്ഞാല് അതാണ് എന്താണ് ഏറ്റവും അടിസ്ഥാനമായ വിദ്യാഭ്യാസം. ശരിയല്ലേ അഞ്ജിമാ? അത് ശരിയാണ്. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുപയോഗിച്ചിട്ട് പല പല നേട്ടങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് സാധ്യമല്ല. അത് ശരിയാണ്. എന്താ പറയുക? എഹ് ഇപ്പോൾത്തന്നെ നമ്മുടെ ഈ അറിവ്, കഴിവ്, നമ്മുടെ കഴിവൊക്കെ നമുക്ക് നമ്മൾ പുറത്തെത്തുന്നതുതന്നെ ഈ വിദ്യാഭ്യാസം വച്ചാണ്. കേരളത്തിലാണ് ഈ സാക്ഷരത അധികം ലഭിച്ചത്. ഇപ്പോൾ സാക്ഷരത എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, കമ്പ്യൂട്ടർ അറിവുപോലും ഇപ്പോൾ സാക്ഷരതയുടെ ഒരു പ്രധാനഘടകമായി മാറിയിരിക്കുകയാ അല്ലെ? അതെ. സ്കൂളുകളിലായാലും എല്ലാം ഐടി അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് പ്രധാന്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു പിരീഡ്, ആഴ്ചയിൽ രണ്ടു പിരീഡ്‌ അങ്ങനെ എഹ് അതെ വിവരസാങ്കേതിക വിദ്യ. നമ്മൾ എന്തായാലും അനമ്മുടെ ജവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇതായി മാറിയിരിക്കയാണ്. അല്ലെ?

പിന്നെ എന്താന്നുവെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇവിടെ പഠിച്ചിട്ട് ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ നന്നായി വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇന്ത്യയിൽ പഠിച്ചിട്ട് പുറത്തേയ്ക്കുപോകുന്നതെന്താണെന്നു വെച്ചാൽ പുറത്തുതന്നെ കുറെ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളും അതിനു ബാക്കി ശേഷം ഉള്ള തൊഴിലുകളും പുറത്ത് നല്ലോണം ലഭിക്കുന്നുണ്ടല്ലോ. ങ്ഹാ. എന്റെ പ്ലാനും അങ്ങനെ തന്നെയാണ്. പുറത്തു പോയി പഠിക്കുക, നല്ല കോഴ്സ് എടുക്കുക. അതെയതെ. നല്ല രീതിയിലൊക്കെ പഠിക്കാൻ പുറത്തൂന്ന് സാധിക്കും. എന്തായാലും, നീ എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിട്ട് നല്ലൊരു വിജയം തന്നെ നിനക്ക് നാളത്തേയും എല്ലാ പരീക്ഷയ്ക്കും ലഭിക്കട്ടെ അഞ്ജിമാ.